Javaയിലെ റിലേഷണൽ ഓപ്പറേറ്റർസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ബോളിയൻ ഡാറ്റ ടൈപ്പ് റിലേഷണൽ ഓപ്പറേറ്റർസ് റിലേഷണൽ ഓപ്പറേറ്റർസ് ഉപയോഗിച്ച് ഡേറ്റ താരതമ്യം ചെയ്യുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110 ജെഡികെ 16 എക്ലിപ്സ് 37 ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി Javaയിലെ ഡേറ്റ ടൈപ്പുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
കൺഡിഷനുകൾ പരിശോധിക്കുന്നതിനായി റിലേഷണൽ ഓപ്പറേറ്റർസ് ഉപയോഗിക്കുന്നു
ഇതിന്റെ ഔട്ട്പുട്ട് ബോളിയൻ ഡേറ്റ ടൈപ്പിലുള്ളതായിരിക്കും
ബോളിയൻ ഡേറ്റ ടൈപ്പിന്റെ സൈസ് 1 ബിറ്റ് ആണ്
ഇതിന് രണ്ട് മൂല്യങ്ങൾ മാത്രമാണുള്ളത്
ട്രൂ അല്ലെങ്കിൽ ഫാൽസെ
കൺഡിഷൻ ശരിയാകുമ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും
കൺഡിഷൻ ശരിയല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫാൽസെ ആയിരിക്കും
ലഭ്യമായ റിലേഷണൽ ഓപ്പറേറ്റർസ് ഇവയാണ് ഗ്രീറ്റർ താൻ ലെസ് താൻ 000113 000013 ഇക്വൽ ടോ ഗ്രീറ്റർ താൻ ഓർ ഇക്വൽ ടോ ലെസ് താൻ ഓർ ഇക്വൽ ടോ നോട്ട് ഇക്വൽ ടോ ഓരോന്നും വിശദമായി പരിശോധിക്കാം
Eclipseലേക്ക് പോകാം
ഇവിടെ നമുക്ക് എക്ലിപ്സ് ഇടെ ഉം ബാക്കിയുള്ള കോഡിന് ആവശ്യമുള്ള ഘടനയും ഉണ്ട്
ബൂലിയാൻഡെമോ എന്ന ക്ളാസ് സൃഷ്ടിച്ച് അതിൽ മെയിൻ മെത്തോട് ചേർത്തിട്ടുണ്ട്
കുറച്ച് വരികൾ ഇവിടെ ചേർക്കുന്നു
ടൈപ്പ് ചെയ്യുക ബോളിയൻ b കീ വേർഡ് ബോളിയൻ വേരിയബിൾ bയെ ബോളിയൻ ഡേറ്റ ടൈപ്പ് ആയി ഡിക്ളയർ ചെയ്യുന്നു
കൺഡിഷൻ പരിശോധിച്ചതിന്റെ റിസൾട്ട് bൽ സ്റ്റോർ ചെയ്യുന്നു
വെയ്റ്റ് എന്ന വേരിയബിൾ ഡിക്ളയർ ചെയ്തതിന് ശേഷം അത് ഉപയോഗിച്ച് ഒരു കൺഡിഷൻ പരിശോധിക്കുന്നു
ഇന്റ് വെയ്റ്റ് ഇക്വൽ ടോ 45 weightന്റെ മൂല്യം 40നെക്കാൾ വലുതാണോ എന്ന് പരിശോധിക്കുന്നു
b ഇക്വൽ ടോ വെയ്റ്റ് ഗ്രീറ്റർ താൻ 40 ഈ സ്റ്റേറ്റ്മെന്റ് വേരിയബിളിന്റെ മൂല്യം 40നെക്കാൾ വലുതാണോ എന്ന് പരിശോധിച്ച് അതിന്റെ ഫലം bൽ സ്റ്റോർ ചെയ്യുന്നു
bയുടെ മൂല്യം പ്രിന്റ് ചെയ്യാം
സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് ട്രൂ ആണെന്ന് കാണാം
മൂല്യം 40നെക്കാൾ ചെറുതാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം
വെയ്റ്റ് 30 ആക്കുക
സേവ് ചെയ്ത് റൺ ചെയ്യുക
പ്രതീക്ഷിച്ച പോലെ ഔട്ട്പുട്ട് ഫാൽസെ ആണെന്ന് കാണാം
അതായത് ഒരു മൂല്യം മറ്റൊന്നിനേക്കാൾ വലുതാണോ എന്ന് പരിശോധിക്കുവാൻ ഗ്രീറ്റർ താൻ ചിഹ്നം ഉപയോഗിക്കുന്നു
ഇത് പോലെ ഒരു മൂല്യം മറ്റൊന്നിനേക്കാൾ ചെറുതാണോ എന്ന് അറിയുവാൻ ലെസ് താൻ ചിഹ്നം ഉപയോഗിക്കുന്നു
ഗ്രീറ്റർ താൻ ചിഹ്നത്തെ ലെസ് താൻ ആക്കാം
അതായത് weightന്റെ മൂല്യം 40നെക്കാൾ ചെറുതാണോ എന്ന് പരിശോധിക്കുന്നു
സേവ് ചെയ്ത് റൺ ചെയ്യുക
പ്രതീക്ഷിച്ച പോലെ ഔട്ട്പുട്ട് ട്രൂ ആണെന്ന് കാണാം
weightന്റെ മൂല്യം 45 ആക്കിയതിന് ശേഷം ഔട്ട്പുട്ട് നോക്കാം
സേവ് ചെയ്ത് റൺ ചെയ്യുക
വെയ്റ്റ് 40നെക്കാൾ ചെറുതാണ് എന്ന കൺഡിഷൻ ശരിയല്ലാത്തതിനാൽ നമുക്ക് ഫാൽസെ കിട്ടുന്നത് കാണാം
ഒരു മൂല്യം മറ്റൊന്നിന് സമമാണോ എന്ന് പരിശോധിക്കുന്നത് നോക്കാം
അതിനായി രണ്ട് ഇക്വൽ ടോ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു
ലെസ് താൻ ചിഹ്നം മാറ്റി ഡബിൾ ഇക്വൽ ടോ ചിഹ്നം ഉപയോഗിക്കുക
സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് ഫാൽസെ ആണ്
എന്തെന്നാൽ weightന്റെ മൂല്യം 40ന് സമമല്ല
ഇപ്പോൾ വെയ്റ്റ് 40 ആക്കിയിട്ട് ഔട്ട്പുട്ട് നോക്കാം
സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് ട്രൂ ആണെന്ന് കാണാം
അതായത് സമാന്തരത പരിശോധിക്കുന്നതിന് ഇരട്ട ഇക്വൽ ടോ ഉപയോഗിക്കുന്നു
ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം
കാരണം ഇവിടെ പലപ്പോഴും ഒറ്റ ഇക്വൽ ടോ ചിഹ്നം തെറ്റായി ഉപയോഗിക്കാറുണ്ട്
അത് അനാവശ്യമായ എററിന് കാരണമാകുന്നു
ഇപ്പോൾ ചെറുതോ സമമോ ആണോ എന്ന് പരിശോധിക്കുന്നത് നോക്കാം
ഇതിനായി ലെസ് താൻ ചിഹ്നത്തെ പിന്തുടർന്ന് ഒരു ഇക്വൽ ടോ ചിഹ്നം കൊടുക്കുന്നു
ഡബിൾ ഇക്വൽ ടോ നെ ലെസ് താൻ ഇക്വൽ ടോ ആക്കുക
സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് പ്രതീക്ഷിച്ചത് പോലെ ട്രൂ ആണ്
weightന്റെ മൂല്യത്തിൽ മാറ്റം വരുത്തി ചെറുതാണോ എന്ന പരിശോധന നടക്കുന്നുണ്ടോ എന്ന് നോക്കാം
40നെ 30 ആക്കാം
സേവ് ചെയ്ത് റൺ ചെയ്യുക
വെയ്റ്റ് 40 അല്ലെങ്കിലും ഔട്ട്പുട്ട് ട്രൂ കിട്ടുന്നു
എന്തെന്നാൽ അത് 40നെക്കാൾ ചെറുതാണ്
weightന്റെ മൂല്യം 40നെക്കാൾ വലുതാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം
50 കൊടുത്ത് സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് ഫാൽസെ ആണെന്ന് കാണാം
എന്തെന്നാൽ weightന്റെ മൂല്യം 40ന് സമവും അല്ല 40നെക്കാൾ ചെറുതും അല്ല
അത് പോലെ ഗ്രീറ്റർ താൻ ചിഹ്നത്തെ പിന്തുടർന്നുള്ള ഇക്വൽ ടോ ചിഹ്നം വലുതോ സമമോ അണോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു
ഇത് ശ്രമിച്ച് നോക്കാം
ലെസ് താൻ ഇക്വൽ ടോ മാറ്റി ഗ്രീറ്റർ താൻ ഇക്വൽ ടോ ആക്കുക
സേവ് ചെയ്ത് റൺ ചെയ്യുക
വെയ്റ്റ് 40 നെക്കാൾ വലുതായതിനാൽ ഔട്ട്പുട്ട് ട്രൂ ആണെന്ന് കാണാം
weightന് 40 നെക്കാൾ കുറഞ്ഞ ഒരു മൂല്യം 30 നൽകാം
സേവ് ചെയ്ത് റൺ ചെയ്യുക
നമുക്ക് ഫാൽസെ കിട്ടുന്നു
എന്തെന്നാൽ weightന്റെ മൂല്യം 40ന് സമമോ അതിനെക്കാൾ വലുതോ അല്ല
അടുത്തതായി ഒന്ന് മറ്റൊന്നിനോട് സമമല്ല എന്ന് പരിശോധിക്കുന്നത് നോക്കാം
ഇതിനായി ഇക്വൽ ടോ ചിഹ്നത്തിന് മുൻപ് എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കുന്നു
ഗ്രീറ്റർ thanന് പകരം എക്സ്ക്ലമേഷൻ കൊടുക്കുക
ഈ സ്റ്റേറ്റ്മെന്റ് വെയ്റ്റ് 40ന് സമമല്ലയോ എന്ന് പരിശോധിചിട്ട് ഫലം bൽ സ്റ്റോർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു
സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് ട്രൂ ആണ്
എന്തെന്നാൽ weightന്റെ മൂല്യം 40ന് സമമല്ല
വെയ്റ്റ് 40 ആക്കിയിട്ട് ഔട്ട്പുട്ട് നോക്കാം
30നെ 40 ആക്കുക
സേവ് ചെയ്യുക
റൺ ചെയ്യുക
വെയ്റ്റ് 40ന് സമമല്ല എന്ന കൺഡിഷൻ തെറ്റായതിനാൽ ഫാൽസെ കിട്ടുന്നു
നോട്ട് ഇക്വൽ ടോ കൺഡിഷൻ ഇക്വൽ ടോ കൺഡിഷന് നേരെ വിപരീതം ആണ്
ഇങ്ങനെയാണ് Javaയിലെ വിവിധ റിലേഷണൽ ഓപ്പറേറ്റർസ് ഡേറ്റയെ താരതമ്യം ചെയ്യുന്നത്
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് ബോളിയൻ ഡാറ്റ ടൈപ്പ് റിലേഷണൽ ഓപ്പറേറ്റർസ് രണ്ട് മൂല്യങ്ങൾ റിലേഷണൽ ഓപ്പറേറ്റർസ് ഉപയോഗിച്ച് താരതമ്യം ചെയ്യുന്നത്
ഒരു അസ്സൈൻമെന്റ് ഇവിടെ കാണിച്ചിട്ടുള്ള രണ്ട് എക്സ്പ്രഷൻസ് ഒരേ തരത്തിലുള്ളതാണോ എന്ന് കണ്ട് പിടിക്കുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി